മൊസില്ല Firefoxൽ പോപ്പ് upഉം ഇമേജ് ഓപ്ഷനുകളും സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് പോപ്പ് upഉം ഇമേജ് preferencesഉം സെറ്റ് ചെയ്യുന്നത്
ടൂൾബാർ കസ്റ്റമൈസ് ചെയ്യുന്നത്
pop അപ്പ് വിൻഡോസ് അല്ലെങ്കിൽ pop യുപിഎസ് നിങ്ങളുടെ അനുവാധം ഇല്ലാതെ പ്രത്യക്ഷപ്പെടുന്ന വിൻഡോസ് ആണ്
അവ വലുപ്പത്തിൽ വ്യത്യസ്ഥമാണെങ്കിൽ സാധാരണ സ്ക്രീൻ മുഴുവനായി മറയ്ക്കാറില്ല
ചില pop യുപിഎസ് നിലവിലെ ഫയർഫോക്സ് വിൻഡോയ്ക്ക് മുകളിലും മറ്റ് ചിലവ താഴേയും പ്രത്യക്ഷപ്പെടുന്നു
pop യുപിഎസ് പലപ്പോഴും അലോസരമായതിനാൽ നിങ്ങൾ അവ ഡിസേബിൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകും
ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫയർഫോക്സ് വെർഷൻ 70 ഉബുന്റു 1004
ഫയർഫോക്സ് ബ്രൌസർ തുറക്കാം
യുആർഎൽ ബാറിൽ ടൈപ്പ് ചെയ്യുക w w w ഡോട്ട് പോപ്പ് അപ്പ് ടെസ്റ്റ് ഡോട്ട് കോം എന്റർ കീ പ്രസ് ചെയ്യുക
ഈ സൈറ്റ് ഒരു പോപ്പ് അപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസിലാക്കി തരുന്നു
multi പോപ്പപ്പ് ടെസ്റ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക
നിങ്ങൾക്ക് 6 പോപ്പ് യുപിഎസ് കാണാം
ബാക്ക് ക്ലിക്ക് ചെയ്യുക
രണ്ട് pop യുപിഎസ് കൂടി കാണപ്പെടുന്നു
അവ എന്ത് മാത്രം അലോസരപ്പെടുത്തുന്നതാണ്
ഫയർഫോക്സ് നിങ്ങളെ pop upsഉം pop undersഉം നിയന്ത്രിക്കാൻ അനുവദിക്കുന്നു
ഇതിനായി ക്ലിക്ക് ചെയ്യുക എഡിറ്റ് എന്നിട്ട് പ്രഫറൻസസ്
വിൻഡോസ് ഉപയോഗിക്കുന്നവർ ക്ലിക്ക് ചെയ്യുക ടൂൾസ് എന്നിട്ട് ഓപ്ഷൻസ്
പ്രഫറൻസസ് വിൻഡോയിൽ കണ്ടെന്റ് ടാബ് ക്ലിക്ക് ചെയ്യുക
ഡിഫാൾട്ട് ആയി ബ്ലോക്ക് pop അപ്പ് വിൻഡോസ് ഓപ്ഷൻ ടർണ്ട് ഓൺ ചെയ്തിട്ടുണ്ടാവും
ഇല്ലെങ്കിൽ നിങ്ങൾ അത് ചെക്ക് ചെയ്യുക
ഇനി Firefoxൽ pop യുപിഎസ് തടയുന്നത് എനബിൾ ചെയ്യുന്നതിനെ കുറിച്ച് വിഷമിക്കണ്ട
ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫയർഫോക്സ് പ്രഫറൻസ് വിൻഡോ ക്ലോസ് ചെയ്യുക
നിങ്ങൾക്ക് exceptionsഉം നൽകാവുന്നതാണ്
എക്സെപ്ഷൻസ് എന്നാൽ നിങ്ങൾക്ക് pop യുപിഎസ് സ്വീകാര്യമായ സൈറ്റുകൾ
എഡിറ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പ്രഫറൻസസ്
വിൻഡോസ് ഉപയോഗിക്കുന്നവർ ക്ലിക്ക് ചെയ്യുക ടൂൾസ് എന്നിട്ട് ഓപ്ഷൻസ്
എക്സെപ്ഷൻസ് ചേർക്കാനായി ബ്ലോക്ക് pop അപ്പ് വിൻഡോസ് ഫീൽഡിന് അടുത്തുള്ള എക്സെപ്ഷൻസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇത് ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു
അഡ്രസ് ഓഫ് വെബ്സൈറ്റ് ഫീൽഡിൽ ടൈപ്പ് ചെയ്യുക w w w ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം അലോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാനായി ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
പ്രഫറൻസസ് ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാനായി ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
googleകോം ഒഴികെ മറ്റെല്ലാ സൈറ്റുകളിൽ നിന്നും നമുക്ക് pop യുപിഎസ് ലഭിക്കില്ല
യുആർഎൽ ബാറിൽ ടൈപ്പ് ചെയ്യുക w w w ഡോട്ട് പോപ്പ് അപ്പ് ടെസ്റ്റ് ഡോട്ട് കോം
Enter പ്രസ് ചെയ്യുക
multi പോപ്പപ്റ്റസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക
ഒറ്റ പോപ്പപ്പ് പോലും കാണുന്നില്ല
അതായത് നിങ്ങളുടെ പോപ്പപ്പ് ബ്ലോക്കർ ഫലപ്രദമാണ്
ഇമേജുകൾ ഡൌൺലോഡ് ചെയ്യാൻ സമയവും ബാൻഡ് വിഡ്ത്തും എടുക്കുന്നു
ഇമേജുകൾ ഡൌൺലോഡ് ചെയ്യുന്നത് വിവേചന പരമായി നിർത്തുവാനുള്ള ഓപ്ഷൻ firefoxൽ ഉണ്ട്
എഡിറ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പ്രഫറൻസസ്
വിൻഡോസ് ഉപയോഗിക്കുന്നവർ ടൂൾസ് ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ഓപ്ഷൻസ് പ്രഫറൻസസ് ഡയലോഗ് ബോക്സിൽ കണ്ടെന്റ് ടാബ് തിരിഞ്ഞെടുക്കുക
ലോഡ് ഇമേജസ് ഓട്ടോമാറ്റിക്കലി ചെക്ക് ബോക്സ് ഡിസേബിൾ ചെയ്യുക
ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാനായി ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുക ഫ്ലവർസ്
Enter കീ പ്രസ് ചെയ്യുക
ഗൂഗിൾ ഹോം പേജിൽ ഇമേജസ് ക്ലിക്ക് ചെയ്യുക
ആദ്യം കാണുന്ന ഇമേജ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക
ഇമേജ് ലോഡ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാം
ടൂൾ ബാറുകൾ കസ്റ്റമൈസ് ചെയ്യാൻ മൊസില്ല ഫയർഫോക്സ് ഒരുപാട് ഓപ്ഷനുകൾ നല്കുന്നു
നമുക്ക് ഏതെങ്കിലും ടൂൾ ബാർ മറച്ച് വയ്ക്കണം എന്ന് കരുതുക
ഉദാഹരണത്തിന് മേനു ബാർ
മേനു barൽ ഒഴിഞ്ഞ ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക
അത് അൺചെക്ക് ചെയ്യുക
അത്ര മാത്രം
മേനു ബാർ വീണ്ടും കാണണമെങ്കിൽ ടൂൾ ബാറിൽ ഒഴിഞ്ഞ ഭാഗത്ത് വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക
മേനു ബാർ ഓപ്ഷൻ ചെക്ക് ചെയ്യുക
ടൂൾ ബാറുകൾ കസ്റ്റമൈസ് ചെയ്യാനായി ഫയർഫോക്സ് അഡ്വാൻസ്ഡ് ഓപ്ഷനുകൾ നല്കുന്നു
അത് നോക്കാം
ടൂൾ ബാറിൽ ഒറ്റ ക്ലിക്കിൽ ഒരു വെബ് പേജ് പ്രിന്റ് ചെയ്യാൻ അനുവധിക്കുന്ന ഒരു ഐക്കൺ ചേർക്കാം
ടൂൾ ബാറിൽ ഒഴിഞ്ഞ ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക
കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്യുക
കസ്റ്റമൈസ് ടൂൾബാർ ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു
ഡയലോഗ് ബോക്സിനുള്ളിൽ പ്രിന്റ് ഐക്കൺ കാണാം
ടൂൾ ബാറിലേക്ക് ഈ ഐക്കൺ ഡ്രാഗ് ചെയ്യുക
ഡോണ് ക്ലിക്ക് ചെയ്ത് ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുക
ടൂൾ ബാറിലെ പ്രിന്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക
ഇത് പ്രിന്റ് ഡയലോഗ് ബോക്സ് കാട്ടി തരുന്നു
നമുക്ക് ഇപ്പോൾ പ്രിന്റ് ചെയ്യേണ്ട
കാൻസൽ ക്ലിക്ക് ചെയ്ത് ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുക
നിങ്ങൾക്ക് ടൂൾ ബാറുകൾ ചേർക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യാം
അതിനായി ടൂൾ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കസ്റ്റമൈസ് സിലക്റ്റ് ചെയ്യുക
അഡ് ന്യൂ ടൂൾബാർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
പുതിയ ടൂൾ ബാറിന് ഒരു പേര് എന്റർ ചെയ്യുക
നമുക്ക് സാംപിൾ ടൂൾബാർ എന്ന് നല്കാം
ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
സാംപിൾ ടൂൾ ബാറിലേക്ക് ഒരു ഐക്കൺ ഉദാഹരണത്തിന് ഡൌൺലോഡ്സ് ഐക്കൺ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക
ബ്രൌസറിലെ പുതിയ ടൂൾ ബാർ ശ്രദ്ധിക്കുക
ടൂൾ ബാർ നീക്കം ചെയ്യാനായി റെസ്റ്റോർ ഡിഫോൾട്ട് സെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
കണ്ടെന്റ്സ് ആരിയ മാക്സിമൈസ് ചെയ്യാനായി ഐക്കണുകളുടെ സൈസ് കുറയ്ക്കണം
യുഎസ്ഇ സ്മോൾ ഐക്കൻസ് ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യുക
ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാനായി ഡോണ് ക്ലിക്ക് ചെയ്യുക
ഐക്കണുകളുടെ വലുപ്പം ചെറുതായതായി നമുക്ക് കാണാം
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് Pop upഉം ഇമേജ് preferencesഉം സെറ്റ് ചെയ്യുന്നത്
ടൂൾ ബാർ കസ്റ്റമൈസ് ചെയ്യുന്നത്
ഒരു അസൈൻമെന്റ്
ഒരു പുതിയ മൊസില്ല ഫയർഫോക്സ് വിൻഡോ തുറക്കുക
wwwyahoocomന് ഒഴികെ മറ്റെല്ലാത്തിനും പോപ്പപ്സ് ബ്ലോക്ക് ചെയ്യുക
ഒരു ബുക്ക്മാർക്സ് ടൂൾ ബാർ ഇൻസേർട്ട് ചെയ്യുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പൊകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺ ലോഡ് ചെയ്ത് കാണാവുന്നതാണ്
സ്പൊകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പൊകെൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു
ഓൺലൈൻ ടെസ്റ്റ് പാസ് ആകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
സ്പൊകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ട്ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്
ഇതിനെ പിന്താങ്ങുന്നത് നേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ത്രോഗ് ഐസിടി മെഹർദ് ഗവർണ്മെന്റ് ഓഫ് ഇന്ത്യ
ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്